നമസ്കാരം ഏഹ് നമസ്ക്കാരം എ എന്തിനാ സുഖം ആണ് വളരെ നല്ല രീതിയിൽ പോകുന്നു കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനിപ്പോ നിയമ കലാലയത്തിൽ

എന്താണ് ഏഹ്‌ രാഷ്ട്രീയത്തെ കുറിച്ചാണോ സംസാരിക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ കേരളത്തെ രാഷ്ട്രീയത്തെ പറയാണെങ്കിൽ ഏഹ് പിണറായി വിജയൻ ഏഹ് അടക്കമാണ് നമ്മുടെ ഏഹ് ഭരിക്കുന്ന ഏഹ് മുഖ്യ മന്ത്രി സ്ഥാനത്തിൽ രാഷ്ട്രീയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല നേതൃത്വത്തിൽ ശരിയായ പോകുന്ന ഒരു രാഷ്ട്രീയ ഏഹ് ഒരു സംഘടന ഏഹ് സംഘടന രീതിയാണ് കൊണ്ടിരിക്കുന്നത്. ഏഹ് അത് പോലെ തന്നെ നമ്മുടെ നിയമ കലാലയത്തിൽ എടുത്ത് നോക്കുമ്പോ ഇപ്പൊ ഏഹ് കലാലയത്തിലൊരു ഏഹ് തെരഞ്ഞെടുപ്പ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആഹ് സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ ഏഹ് ഇരുമുന്നണികൾ ഏഹ് ഇരു മുന്നണികളും അതായത് പറയുന്ന പോലെ ഏഹ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഏഹ് ഉണ്ടായ നയിച്ചോണ്ടിരിക്കുന്ന ഇരു മുന്നണികളും നല്ല രീതിയിൽ അ തീർ ച്ചയായും തീർച്ചയായും തീർച്ചയായും നമ്മൾ രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുന്നത് വെറും ഈ ഈയൊരു രാക്ഷ്ട്രിയം മാത്രം സംസാരിച്ചാൽ പോരല്ലോ എഹ് എഹ് നമ്മുക്ക് ഏഹ് എഹ് ശരികത്തിൻ്റെ രാക്ഷ്ട്രിയം പറയണം അതുപോലെ ഏഹ് നമ്മടെ കേന്ദ്ര സം രാക്ഷ്ട്രിയം പറയണം എന്താണ് അതെ എല്ലാം നമ്മുക്ക് സംസാരിച്ച് പോവേണ്ടതുണ്ട് ഒരു ഏഹ് ഏഹ് സാമു സാമൂഹിക പ്രേതി പദ്ധതിയുള്ള അതെ അതെ അതെ നമുക്ക് അല്ലെങ്കിൽ ഇതിപ്പോ മൊത്തത്തിന്റെ രാഷ്ട്രീയം ആഹ് പിന്നെ ഏഹ് മതങ്ങളെ കുറിച്ച് പറയണം. എന്താണ്? അതെ അതെ. തീർച്ചയായിട്ടും തീർച്ച. ഒരു ഇന്ത്യൻ പൗരായുള്ള വി നിലയിൽ നാ പാട് ഞാനൊരുപാട് ഇ ഇ ഇതുമായിട്ട് വളരെ അതെ അതെ വളരെ അധികം ഏഹ് പ്രാധാന്യം കല്പിക്കുന്ന വിഷയങ്ങളാണ് ഈ പറയുന്ന പോലെ നമ്മുടെ സമൂഹത്തിൽ നില നിന്ന് കൊണ്ടിരിക്കുന്ന ഈ ലിംഗ രീതിയുടേയും ഈ മത ഏഹ് വർഗീയ പാർട്ടികൾക്കെതിരെ ഉള്ള സംസാരവും നമുക്ക് വേണ്ട. എന്താന്ന് ആഹ് സംസാരിക്കുന്ന നമുക്കിടയിൽ ധാരാളം കൊണ്ട് പോകേണ്ട ആവശ്യകത ഇന്നത്തെ സാമൂഹ്യ രാജ്യത്ത് നിലനിർത്തുന്ന ഒരു ഘട്ടമാണ് ഏഹ് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നമ്മൾ അതിലേക്ക് ചർച്ചയിലേയ്ക്ക് പൊതു സ്ഥലങ്ങളിൽ പൊതു ഇടങ്ങളിൽ അത് ഉയർത്തി കൊണ്ട് വരാണ്. വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്ന ഏഹ് ഒരു ഏഹ് പ്രധാനപ്പെട്ട ഒരു മേഖലയെ ഏഹ് മുൻ നിർത്തുന്ന വിഷയമാണ് ഏഹ് ഈ രാഷ്ട്രീയം അതിനോടുള്ള സംവാദം. അവരോടുള്ള ഒരു പ്രതിപദ്ധത വാർത്തകൾ വിശകലനങ്ങൾ ഒക്കെ ചർച്ച ചെയ്ത് പോകേണ്ട ഒരു ആവശ്യം ഉള്ള കാല ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതെല്ലാ വിദ്യാർത്ഥികൾക്കും ബോധ വൽക്കരണം എന്ന രീതിയിൽ എത്തിക്കേണ്ടത് നമ്മളുടേതായുള്ള ഉത്തരവാദിത്വം ഏഹ് നിയമ വിദ്യാർത്ഥി എന്ന് നമ്മുടേം ഇല്ലെങ്കിൽ നമുക്ക് അപ്പുറം

സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എത്തിക്കേണ്ടത് ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. ഇതിനെ കുറിച്ചിട്ട് ഓർത്ത് താങ്കളുടെ അഭിപ്രായം ഇല്ലെങ്കിൽ ആഹ് അത്ഭുത രാഷ്ട്രീയത്തെ കുറിച്ച് തങ്ങളുടെ ഉണ്ടായ നിലപാടുകളെങ്ങനെയാണ്? വികസിപ്പിച്ച രാക്ഷ്ട്രിയം ഏഹ് എന്താ നല്ല രീതിടെ രാക്ഷ്ട്രിയത്തെ പറ്റി പറയുന്ന നമ്മുക്ക് ഇപ്പറയാം ഏഹ് നമ്മളെ ഏഹ് ജോലിയെടുക്കന്ന സ്ഥലത്താണേൽ പോലും ജോലിയെടുക്കന്ന സ്ഥലത്ത് പഠിക്കുന്ന സ്ഥലങ്ങളിൽ പൊതു ഇടങ്ങളിൽ എല്ലാ സ്ഥലത്തും ഏഹ് സ്ത്രീ വിരുദ്ധത ഒരുപാടായിട്ട് കാണാൻ പറ്റും സ്ത്രീ വിരുദ്ധത മാത്രല്ല സ്ത്രീകൾക്ക് പ്രാദുമിക കൊടുക്കുന്നതും വളരെ കമ്മിയാണ് ഈ ഇപ്പൊ നമമുടെ രാക്ഷ്ട്രിയത്തിലാണെങ്കിൽ പോലും ഏഹ് സ്ത്രീ സ്ത്രീകളെ സ്ത്രീകളെ രാക്ഷ്ട്രിയത്തിൽ കൊണ്ട് വരുന്നത് എന്തോ അവർക്കെണങ്ങിയൊരു അവർക്ക് എണങ്ങുന്നൊരു എഹ് മേഖലയല്ല അത് എന്ന് പറഞ്ഞ് തടഞ്ഞ് നിർത്തുന്ന അല്ലെങ്കി ഏഹ് ഏഹ് തടഞ്ഞ് നിർത്തുന്നൊരു മനോഭാവാണ് ഇപ്പത്തെ സമൂഹത്തിലുള്ളത് എങ്കിലും ഏഹ് വേറൊരു കാര്യം നമ്മള് ശ്രദ്ധിച്ചു പോണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇടങ്ങളിലും ഈ പറയുന്ന പോലെ സ്ത്രീകൾക്ക് എതിരെ മോശമായ അഭിപ്രായങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ഈ ലിംഗ ഏഹ് ലിംഗ നീതിയോട് അനുബന്ധിച്ച് നമ്മൾ പറയൂമ് ഉന്നയിക്കുമ്പോഴും ഏഹ് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള പല നിയമങ്ങളിലും ഈ ചില വളച്ചൊടിക്കലുകൾ ഉണ്ടാകുന്നുണ്ട്. അതും അനേകായിരം ഏഹ് നല്ല ഒരു ഏഹ് അല്ലെങ്കിൽ അതിന്റേതായ ഏഹ് സത്തുള്ള പല സാഹചര്യങ്ങളും അതിലൂടെ ഒഴിവാക്കാനും സർക്കാർ തലങ്ങളിലെ ഉദ്യോഗസ്ഥർ ഏഹ് അതിനോട് വിമൂകത കാണിക്കുന്ന ഒരു ഏഹ് കോടതിയില് ഉൾപ്പെടെ അതിനോട് വിമൂകത കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അത് നമ്മൾ തീർച്ചയായും അത് ശ്രദ്ധിച്ചു പോകേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇപ്പൊ ഒരു നിയമത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഒരു തീർച്ചയായും അവരെ എതിർത്ത് സംസാരിക്കയും ചെയ്യണ്ട അർഹിക്കുന്ന സാധനം തരുന്ന സമയത്ത് അതിനോട് എന്താ? അതെ അതെ അതെ പക്ഷെ അതേ സമയം ഈ ജോലിസ്ഥാപനങ്ങളിൽ ഈ ഇപ്പൊ എതിർത്ത് സംസാരിക്കുകയും ചെയ്യണ്ട ഒരു സമയായിട്ടിണ്ട്. അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊണ്ട് വരേണ്ടത് ഏഹ് വല്യൊരു ഇതാണ്. ഏഹ് ഇപ്പൊ ഏഹ് മേൽക്കോടതിയുടെ ഏഹ് മേൽക്കോടതിയിലെ ഒരു ഒരു ഏഹ് ഈ പറയുന്നത് പോലെ ഒരു ഈ ജോലി സ്ഥാപനങ്ങളെ ഉന്നയിച്ചിട്ട് ഒരു വാതം നിലനിൽക്കുകയുണ്ടായി. അതായത് അറിഹിക്കുന്ന പരിഗണന ന്ന് പറയുമ്പോ ഏഹ് സ്ഥാപനങ്ങളില് പ്രതേകിച്ചും ജൗളി കടകൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ അനേകം നേരം നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കി അവർക്ക് ഇരിക്കാനുള്ള അവസരം ഏഹ് നിശ്ചിത ഇടപാടിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏഹ്

അതെ അതെ അതെ അങ്ങനെ ഉള്ള സാഹചര്യം പല ഇപ്പൊ ജൗളി കടകളിലും ഇപ്പൊ ഏഹ് ഇപ്പൊ ഏഹ് മറ്റേ കോടതിയുടെ പരിഗണനയിൽ നില നിൽക്കുന്ന വസ്തു തത്വ ഏഹ് ലംഘിച്ച് കൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ അതിനുള്ള അവസരം നിഷേധിക്കുകയാണ് പല ജൗളി കട ഉടമസ്ഥതകൾ ഏഹ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മള് ശ്രദ്ധിച്ച് അത് അധികാരികളിലേക്ക് എത്തിക്കേണ്ട ഒരു സമയമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചായും അതുപോലെ നമ്മടെ ലിംഗ സമ്മത്വത്തിന്റെ രാക്ഷ്ട്രിയം പറയുമ്പോ ഏഹ് സ്ത്രീകൾടെ സ്ത്രീ സ്ത്രീകൾ സ്ത്രീകൾടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള രാക്ഷ്ട്രിയം മാത്രമാണെന്ന് പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന രണ്ട് ലിഗങ്ങൾ മാത്രല്ല ഇവിടെയുള്ളത് ഏഹ് ഹിജഡ ഒമ്പത് അങ്ങനെയൊക്കെ പറയുന്ന കളിയാക്കുന്ന വേറൊരു ഏഹ് വേറൊരു വിഭാഗ ആൾക്കാരും ഇവിടിണ്ട് അവരുടെ പ്രാ എഹ് അവര്ടെ പ്രേതിമുകീകരിക്കുന്ന നാലിൽ ഒരു വിഭാഗം കൂടി ഉണ്ട് അതെ അതെ. അതെ. അതെ അവര് എപ്പോഴുള്ള ആള്ക്കാര് കൂടി

ഒര് അതെ. ആഹ്. അവര് അതില് വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് ശ്രദ്ധിക്കാൻപെടുന്ന കാര്യം എന്താന്ന് വെച്ചാല് മൂന്നാലിങ്കമായ അവരെ ഇപ്പോഴും പരിഗണിക്കാൻ പല ആഹ് സമൂഹത്തില് ഈ ആൾക്കാർക്ക് ഇപ്പോഴും മടി ഉള്ള സാഹചര്യം ഉണ്ട്. കാരണം ആഹ് നമ്മളിതിലെ ആഹ് പല ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ച് തന്ന കുടുംബങ്ങളിലെ പല ആൾക്കാരും അതിനോട് ആഹ് പണ്ടത്തെ അല്ലെങ്കി ആ മുതിർന്ന ആള്ക്കാര് നമ്മളെ പഠിപ്പിച്ച് വീട്ടിരിക്കുന്ന അല്ലെങ്കി നല്ല ഈ തലമുറയിലെ ആഹ് പഠിപ്പിച്ച് വീട്ടിരിക്കുന്നതും അത്തരത്തിലൊരു കാര്യാണ്. പല ആൾക്കാരും അതിനോട് ആഹ് വിമൂഗത കാണിക്കുന്ന സാഹചര്യണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പഴത്തെ സാഹചര്യത്തില്. ആ മാറ്റം

ആഹ് അത് മനസ്സിലാക്കി ഏഹ് ലിംഗത്വം മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന സാഹചര്യം പരസ്പരം സംബന്ധിച്ച് അവര് കല്യാണം കഴിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതെ മനസിലാക്കിയ ആൾകാരാണെങ്കി പക്ഷെ നമ്മടെ ഇന്ത്യയിൽ എപ്പഴും അത് ഏഹ് മുഴുവം ആ അനുശാസിക്കുന്നൊരു രീതിയല്ല അത്

അതെ. അതെ അതെ കാലഘട്ടത്തിന് അനുസൃതമായ ആഹ്. അതെ അതെ അതെ. കാലഘട്ടത്തിന് അനുസൃതമായ നിയമങ്ങളും ആ കാ സമൂഹ ജീവിത സാഹചര്യങ്ങളെ സ്വാതീനിക്കുന്ന അല്ലെങ്കി ആ സാഹചര്യങ്ങൾ ഇണയിരുത്തി കൊണ്ട് വേണം നിയമങ്ങള് എന്നും വരാൻ വേണ്ടിട്ട്. അത്തരം നിയമങ്ങള് ഉണ്ടാക്കുവാൻ നമ്മൾ എത്രത്തോളം നമ്മുടെ സമൂഹ സാഹചര്യങ്ങളിൽ നിന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ അതിന് എത്ര എത്ര പിരീഡ് കൊണ്ടുപോകുന്നു അല്ലെങ്കി സമൂഹം അതിൽക്ക് എത്രത്തോളം എത്തുന്നു. ആറൊക്കെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാം. മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നൂന്നൊക്കെ നമ്മളൊന്നു നിരീക്ഷിചാതോണ്ടൊരു കാലഘട്ടം തന്നെയാണ് അല്ലെങ്കി അതിനോട് പൃഥ്വിരുദ്ധ പുലർത്തേണ്ട സമയം കൂടിയാണ് ഇപ്പഴത്തെ അവസ്ഥ. അല്ലെങ്കി ഈ പറയുന്ന പോലെ ലിംഗ രീതി എന്ന് പറയുന്ന രീതി വളരെ ഈ ആൺ പെൺ എന്ന രീതിന്ന് അപ്പറത്തേക്ക് മൂന്നാമതൊരു ലിംഗം ഇന്നത്തെ സാഹചര്യത്തില് പരിഗണിക്കപ്പെടാത്തൊരു സാഹചര്യം തന്നെയാ ഇപ്പൊഴും. അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം ആർക്കും മനസ്സിലാക്കാത്ത ഒരു സാഹചര്യം തന്നെയുണ്ടാകും എഹ് ഇപ്പൊ രാക്ഷ്ട്രീയത്തെ പറ്റി അതെ അതെ ഇന്ത്യയുടെ രാക്ഷ്ട്രീയത്തെ പറ്റി പറയുമ്പോ ഏഹ് ബിജെപി സർക്കാറിന്റെ ഇവിടത്തെ അ ആ അവരുടെ ഏഹ് ഭരണത്തിന്റെ ഒരു വർഗീയ സ്വഭാവവും വർ അ തീവറ വർഗീയത വർഗീയവാതൊന്നും പറഞ്ഞ് പോവാണ്ടിരിക്കാൻ പറ്റില്ല. ഏഹ് താങ്കളുടെ അഭിപ്രായന്താണ് ഇപ്പോഴത്തെ ബിജെപി സർക്കാറിനെ പറ്റിയിട്ട്? ഭാരത് ജനതാ പാർട്ടിയുടെ ഈ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനം ഈ അടിസ്ഥാനത്തിൽ അവരുടെ അജണ്ട നടപ്പാക്കുന്ന രീതിയാണ് നിലവിലെ സാഹചര്യം ഭാരതം അഭിമുഗീകരിച്ച് കൊണ്ടിരിക്കുന്ന വലിയ്യൊരു പ്രശ്നം. അതെന്താന്ന് വെച്ച് കഴുഞ്ഞ ശംഗ പരിവാര രാഷ്ട്രം ഈ രീതിയില് അവരുടെ ആഹ് രാഷ്ട്യം അല്ലെങ്കി അവർക്ക് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ എന്നും വർഗീയത വർഗീയത സൃഷ്ടിച്ച്കൊണ്ടതാണ്. അതായത് ഭിന്നിപ്പിച്ച് നേടുക എന്നൊരു സമാവാക്യത്തിൽ ഉന്നയി ഏഹ് ഊന്നു നിന്ന് കൊണ്ടാണ് ഇപ്പോഴുണ് അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് അവിടെ അടിത്തറ ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജാതി പറയണം. മതം പറയണം. ആ മതത്തിന്റെ രാഷ്ട്രം അവർക്ക് അറിയണം. മതത്തിന്റെ ഉള്ളിലെ വേർപിരിയലുകള് അവർ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ആ സൃഷ്ടിക്കുന്നതിൽ നേട്ടം അവർക്ക് സമ്പാദിക്കുന്നുണ്ട്. ആ രാഷ്ട്യം അതെ അതെ അതെ. അടിസ്ഥാന വർഗം. അതെ. ആഹ് ഏകാധിപത്യം മാത്രല്ല അടിസ്ഥാന വർഗത്തെ

അടിസ്ഥാന വർഗത്തെ ആഹ് ഒരു പരിഗണന എന്ന് പറയിണ പോലാണ് കൊടുക്കുന്നില്ല. കാരണം മേൽജാതി മേല് ആഹ് ഒരു ഘടകം അല്ലെങ്കി ആഹ് ഈ ബ്രഹ്മണര് സാധാരണ ഹം. അതെ അതെ അതെ. ഒരു സ്വവർണ നില നിൽക്കുന്ന സാധാരണ രീതിയിലുള്ള ആൾക്കാരെ കൂടുതൽ പരിഗണന കൊടുക്കുകയും ആഹ് താഴേ തട്ടിൽ കിടക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആ താഴ് സാധാരണ താഴെ തട്ടിലാക്കി വെച്ചിരിക്കുന്ന ജാതിക്കാരെ തീരെ പരിഗണ കൊടുക്കുന്നില്ല. അവരെ യാതൊരു വിധത്തിലും ശ്രദ്ധിച്ചു പോകാത്ത ഒരു സാഹചര്യോണ്ട്. അത് ആ അവരുടെ മെയിൻ രാഷ്ട്ര അജണ്ട. അവരുടെ പ്രധാനപ്പെട്ട രാഷ്ട്ര അജണ്ട അതാണ്. തീ തീർച്ചായും തീർച്ചായും തീർച്ചായും അതുപോലെ ഏഹ് മറ്റേ മറ്റേ മത വിഭാവങ്ങളോടുള്ള അവരുടെ ആ ഒരു ആ അവരുടെ ഏഹ് അവരുടെ മറ്റു മതങ്ങള് എന്ന് വെച്ചാല് വിഭാഗങ്ങള് അവര് ഈ കാണുന്നത് ഏഹ് വളരെ താഴ്ത്തി കെട്ടുന്ന രീതിയാണ്. മറ്റു മത മത വിഭാഗങ്ങള് ഈ പറയുപോലെ ആഹ് ഈ രാജ്യത്ത് കടന്ന് വന്നിരിക്കുന്ന ആഹ് മുസ്ലിംസുകൾ. ആഹ് അവര് ഒന്നും യാതൊരു വിധത്തിലും പരിഗണിക്കുന്നില്ല. കാരണം അവരെ എതിർത്തു കൊണ്ട് ഇല്ലെങ്കി മറ്റ് ആഹ് സിക്ക്കാരെ പോലും എതിർത്തു കൊണ്ട് കാരണം അജണ്ട നടപ്പിലാക്കാ. ഇന്ത്യ ഭാരതം. ഹിന്ദു ഭാരതം ആ രീതിയിൽ മാത്രം. എഹ് ശരിയാണ് മത സ്വാതന്ത്രം എന്ന് പറയുന്ന ഒരു മൗലിക മൗലികവകാശത്തെ വക വെക്കാതെയുള്ള ഏഹ് കെയ്‌തികാണ് ഇപ്പഴത്തെ

അതെ അതെ അതെ. ഭരണ ഘടന അനുഷാസിക്കുന്ന ആ രീതികൾ സ്വാതന്ത്ര്യം പോലും സാധാരണ ഒരു വ്യക്തി ഈ രീതിയില് ഏഹ് പരിഗണിച്ച് അല്ലെങ്കി അവർക്ക് കിട്ടാൻ ഒരു അവസരവും ലഭിക്കുന്നില്ല. ഈ ഒരു നമ്മുടെ

കാര്യായിട്ടുള്ള നീക്കങ്ങൾക് പ്രധാനപ്പെട്ട ഒരു കാരണം. അല്ലെങ്കി അവരെ അതാണ് അജണ്ടയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോ ഇങ്ങനെ ഉള്ളൊരു രാഷ്ട്രീയം നില നിൽക്കുന്ന ഒരു കാലഘട്ടത്തില് വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെ ഉം ഇന്റെ പോലുള്ള നാ ഭാരതമെന്ന് ഈ ഭാരതം പോലുള്ള ഭാരതം പോലുള്ള പോലുള്ള രാജ്യങ്ങളിൽ എ ഇത്തരം കാര്യങ്ങൾക്ക് മാറ്റം ഉന്നയിക്കേണ്ടത് കലാലയങ്ങളിൽ നിന്നാണ് കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി പ്രേശ്നങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഇടയിൽ ബോധവത്കരിക്കപ്പെടുന്ന രാഷ്ട്രീയം അ എന്താ രാഷ്ട്രീയ ചിന്തകളും ആ ചിന്തകൾ അവർക്ക് എത്രെത്തോളം കൊടുക്കാൻ പറ്റുന്നു ആ രാഷ്ട്രീയ ചിന്തകൾ അവർക്ക് ഈ പറയുന്ന പോലെ വിദ്യാർഥികൾ പൊതു സമൂഹത്തോട് സംവദിക്കുന്നത്

ഒരു തന്നെയാണ് വിദ്യാർഥികൾ ക്കിടയിൽ അ ഒരു കാര്യം തന്നെയാണ് അപ്പോ അത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോവുമ്പയ്‌ കാലഘട്ടത്തിന്റ ആവിശ്യം തന്നെയാണ്. കാലഘട്ടത്തിൽ ഇപ്പൊ ജീവിക്കുന്ന കാല

ഘട്ടത്തിൽ ഇത്തരം സംഘ പരിവാർ രാഷ്ട്രീയ ത്തിന്റെ വേറെ ഒരു ജനത പാർട്ടിയുടെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒക്കെ വരുമ്പോൾ തീർച്ചയായും അതിനോട് എതിർപ്പ് കാണിക്കേണ്ട അത്തരം രാഷ്ട്രീയ

വിദ്യാർത്തികൾക്ക് ആദ്യം ഉണ്ടാവും. മനുഷ്യന്ന് ആദ്യം ഉണ്ടാവണം. ഇന്നും മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങുന്നു. ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. ഒന്ന് തൊട്ടൻ മാറ്റങ്ങൾ ഉണ്ടായിട്ടൊള്ളു അ തീർച്ചയായും തീർച്ചയായും വിദ്യാർത്ഥികളുടെ വിദ്യാർഥികളിലൂടെ ആവുമ്പൊ കലയിലൂടെയും അവരുടെ സർഗാത്മകതയിലൂടെ വരണ എല്ലാം എല്ലാ അതെ അതെ അതെ അതെ അപ്പൊ അങ്ങനെ ഒരു സർവത്മകത ആ ഒരു കല അല്ലെങ്കി ഈ പറയുന്നത് പോലെ രാഷ്ട്രീയം എവിടെ എവിടെ രാഷ്ട്രീയം എവിടെ ഒക്കെ നമുക്ക് രാക്ഷ്ട്രീയം പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്ക.

പിന്നെ സമൂഹത്തിന് മാറ്റത്തിന് അനുസരിച്ചുള്ള രാഷ്ട്രീയം പറഞ്ഞു വെക്കുക. എന്നും സമൂഹത്തിൽ അങ്ങനെ തന്നെ ആണ് അവതരിക്കുന്നത്. സംവാദത്തിലൂടെയും പരസ്പര മുള്ള സംസാരത്തിലൂടെ മാത്രാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉൾകൊള്ളുന്നത്.

ഏഹ് നിങ്ങളോട് സംസാരിച്ചതിൽ വളരെ സന്തോഷം നന്ദി. അതെ നന്ദി നന്ദി ഓക്കേ.